മോളിൽ എൻറെ കേരളന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ പിണറായിടെ ഫോട്ടോ ഇണ്ട്--

ഏ ചർച്ചിൻ്റെ മുകളില് ഒരു കുരിശിണ്ട് അതുപോലെ--

സൈഡില് അയിൻറെ എഹ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കാണാം.

ഒരു റെഡ് ങ് ബൈക്ക് അവിടെ നിർത്തിയിട്ടുണ്ട്.

എടുത്തൊരു എ ഷോപ്പുണ്ട്

അങ്ങനെ അതെപോലെ സൺ‌ഡയറക്റ്റിന്റെ ഒരു നെയിം ബോർഡ് ഉണ്ടവിടെ.

ങ വാർപ്പ് മോഡൽ ഈ വീടിൻ്റെ റൂഫ് .